ആഹ് നല്ലത് തന്നെയാ, വീട്ടിലുള്ള എല്ലാർക്കോ?

ഉം പിന്നെ എന്തല്ലാണ്ട് നിന്റെ കൃഷീന്റെ അവസ്ഥ എന്തായി നീ കൃഷി നടുന്നൂന്ന് എല്ലാം പറയുന്ന കേട്ട്.

നട്ടത്, ചീര നട്ടിട്ടുണ്ട്, കൊറച്ച് വഴുതനങ്ങ, ആഹ് വെണ്ടക്കാ, അങ്ങനെ കൊറച്ച് വാള് അങ്ങനത്തെ ഇല്ലേ പയറുകള്

അങ്ങനത്തെ എല്ലാം നട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പം കൊറച്ചായിട്ട് പന്നി ഇങ്ങനെ കുത്തി ഇതാക്കുന്നുണ്ടേനു.

നശിച്ച് പോകുന്നുണ്ടായിന്, ഇപ്പോ പക്ഷെ വേലിയെല്ലാം കെട്ടീട്ട് ഇപ്പം കൊഴപ്പോല്ലാ അന്നത്തെ അത്രയും ഇതില്ല. ഉം വിളവെടുക്കാറായോ? എന്തെങ്കിലും കിട്ടാറായോ? വിളവെടുക്കാറായോന്ന് ചോയിച്ചാല് ഇപ്പോം ഇവിടുത്തെ ഇതില് ഈ വാ വാള ആവനായീന്. വെണ്ടക്ക ഇതെല്ലാം ആവുന്നത്രേ, കുഞ്ഞാവുന്നത്രെ തക്കാളിയെല്ലാം

ഇപ്പ അതെല്ലാം ഒന്ന് പ പഴുക്കണ്ടേ എന്നാലല്ലേ പറച്ചിട്ട് കാര്യൊള്ളു. പിന്നെ കീടനാശിനിയൊന്നും തളിക്കാത്ത നല്ല പച്ചക്കറികള് വീട്ടില് തന്നെ ഇണ്ടാക്കാലോ. ഉം നല്ല പച്ചക്കറി ഇണ്ടാക്കാലോ ആഹ്

നമ്മള് നട്ടിട്ടുള്ള കൃഷിയെല്ലാം കൊറവാണ് നമുക്കിവിടെ കോഴി, ആട് ഫാമ്, പിന്നെ മീന്‍ വളർത്തുന്നുണ്ട് ഗപ്പി ഗപ്പി മത്സ്യം ഉണ്ട് ഇവിടെ

പിന്നെ ഗപ്പി ഒരു കുളം ഉണ്ട് വല്യൊരു കുളം ഞാൻ തന്നെ ആക്കിയ കുളാണ്. ഗപ്പി ഉണ്ടെങ്കിൽ നല്ലതല്ലേ? ഈ കൊതുകിനെ എല്ലാം തിന്നാൻ വേണ്ടീട്ട് മുട്ട ഇട്ടാ നശിപ്പിക്കുവല്ലോ.

ഉം ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരുന്നുണ്ട് അത് കാണാന്. അത് പറയുന്ന കേട്ട് ഇങ്ങനെ ഒരു കുളം ആക്കീട്ടുണ്ട് ചെറിയൊരു പോ ഇതാക്കിയിട്ടിണ്ടെന്നെല്ലാം പറയുന്ന കേട്ടീന് ഞാന് വിചാരിക്കുന്നുണ്ട് വരണൂന്ന്.

ആ കുളത്തിന് ചുറ്റും മണ്ണിട്ടിട്ട് ആ അവിടെയെല്ലാം നല്ല ചെടികള് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്.

ഉം പിന്നെ ഞാൻ നല്ല അപ്പൊ കൃഷിയൊന്നും ഇല്ല ഇങ്ങനത്തെ ആട്, കോഴി അങ്ങനത്തെ അല്ലേ ഉള്ളു? ആട്, കോഴി ഇണ്ട് അതിന് പുറമെ ഞാൻ നല്ല കറ്റാർ വാഴയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കറ്റാർ വാഴ ഒരുപാട് കറ്റാർ വാഴ കുട്ടികള് ഉണ്ടാക്കീട്ട് അത് ഏഹ് പിന്നെ കുട്ടികളിണ്ടായിട്ട് ഞാൻ ഒരുപാട് മാറ്റി നട്ടിട്ട് ഒരുപാട് ആളുകള് എന്നോട് ചോദിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കറ്റാർ വാഴ

ഉം ഒന്ന് എനക്ക് ഒരെണ്ണം തരണേ ഇനി ഇണ്ടെങ്കില്. ആഹ് ആഹ് ഇങ്ങോട്ടേക്ക് വന്നോ രണ്ടെണ്ണം കൊണ്ടുപോയ്‌ക്കോ വേണെങ്കില്.

ഓഹ് പിന്നെ വേറെ എന്തെങ്കിലും ഏഹ് ചെടികൾ വേണെങ്കിൽ തരാം ഞാൻ കൊറയേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഓഹ് അത് നല്ല പൂക്കളുള്ള ചെടികളാ?

അഹ് ആഹാ എന്നാ പിന്നെ എനക്ക് വേണേന്, കാരണംന്ന് വച്ച ഞാൻ അന്നേരം നട്ടതെല്ലാം ഇപ്പൊ ഈ ചെടി നട്ടാലും നമുക്ക് ചെലേർക്കൊരു മടി വരൂല്ലേ? അപ്പൊ ആ ഇതില് വെള്ളം നനക്കാത്തപ്പെ ചെലതെല്ലാം ഒന്ന് ഒണങ്ങിപ്പോയ് ഞാൻ ഇവിടെ ഇല്ലേനു.

അപ്പൊ അങ്ങനെ കൊറച്ച് ചെടിയും വേണേന്നുണ്ട്.

ഞാൻ ഈ ചെടികളങ്ങനെ കൂടുതല് നടാറില്ല പക്ഷെ ഇവിടെ കുറച്ച് മറ്റേ മ ഉം ചെ അൽ ഉം റോസ് കളറ് റോസാപ്പൂവിന്റേത് ജമന്തി, ജമന്തി

ഓഹ് അങ്ങനത്തെ രണ്ടുമൂന്ന് തരം ഉള്ളൂ കാരണോച്ച അന്നത്തെ ഉള്ളതെല്ലാം അങ്ങ് പോയീനി നാലുമണി, അഞ്ചുമണി അതെലാം ഇല്ലേ? അയിന്റെ എല്ലാം ഒരേ ഇത് ഉള്ളു.

ആഹ് അത് നല്ലോണം നനച്ചാ മതി അന്നാ പോ ചെടിയൊന്നും അങ്ങനെ പോവൂല്ലല്ലോ നമ്മളെ ചെടിയെല്ലാം നല്ല അടിപൊളി ഉഷാറുണ്ട്. ആഹ് ഞാൻ രണ്ടുമൂന്നോസം ഇവിടെ ഇണ്ടായിട്ടില്ലേനു അപ്പൊ അങ്ങനെ ഇതായി പോയതേനു.

ഉം അപ്പൊ നിങ്ങള് കൃഷി മറ്റേ തക്കാളി, ഉള്ളി അങ്ങനത്തെ ഒന്നും നടേല്ലേ? തക്കാളി, ഉള്ളി കൊറച്ച് വാള് നാട്ടീനി, പിന്നെ കൊറച്ച് വെള്ളരി. വെള്ളരി ഒരുപാട് കിട്ടീനി. രണ്ട് ചാക്ക്, രണ്ട് ചാക്ക് എങ്ങാനം കിട്ടി. ആഹാ വെള്ളരി നട്ടാല് എല്ലാരിക്കും നല്ലോണം കിട്ടും. ആഹ് വെള്ളരി നട്ടാല് എല്ലാരും പറയുന്ന കേക്കാം കിട്ടൂന്ന്. കാരണംന്ന്ച്ചാല് വെള്ളരി കരി വയ്ക്കാന് പിന്നെ നല്ലയല്ലെ നമ്മുക്കൊന്നും പൊറത്തുന്ന് വാങ്ങണ്ടല്ലോ.